സൂര്യൻ കുറച്ച് അപ്പുറത്ത് ആയിട്ട് അസ്തമിക്കാൻ നിക്കുന്നു ണ്ട്.

അപ്പറത്ത് രണ്ട് ആൾക്കാരും നിൽക്കുന്ന് ഇണ്ട്.

ഇത് ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു.

നല്ല ഉച്ചക്ക് ആണെന്ന് തോന്നുന്നു പണി എടുക്കുന്നെ.

ഇത് ഒരു ഹോട്ടൽ ആണെന്ന് തോന്നുന്നു അഞ്ച് ആൾക്കാര് പണി എടുക്കുന്നു ഇണ്ട്.

മുമ്പില് നിൽക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ആളുകൾ എന്തൊക്കെയോ പണികൾ എടുക്കുന്നു--

അച്ഛൻ കളറ് ബസ് ഒര് ചോപ്പ്--

ഏതോ ഒരു പൊറം ഭാഗം ആണ്.

ഒരു വലിയ കൊളം ആണ് കാണുന്നത്.

ഇത് ഒരു സ്കൂൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.

നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന് ഇണ്ട് രണ്ട് ആൾക്കാര് ഇരിക്കുന്ന് ഇണ്ട്.

വേറെ രണ്ട് ആൾക്കാര് അപ്പുറത്ത്ന്ന് തൊഴുന്നുണ്ട്.